നമസ്കാരം അഷിത. നമസ്കാരം. എവിടെയാണ്എന്താണ് വിശേഷം? ഓ നല്ലവിശേഷം ഞാപ്പവീട്ടിലാണുള്ളത്.

അഹ് ഞാന് കുറച്ച്ദിവസായി നാട്ടിലെത്തീട്ട്. ഇപ്പോ ഏഹ് കലാലയത്തില് ഇപ്പോ ഏഹ് തെരഞ്ഞെടുപ്പുംകാര്യങ്ങളൊക്കെയാരുന്നു അപ്പൊഅതിൻ്റെ തിരക്കിലായിരുന്നു. ആഹ് ഞാനറിഞ്ഞുഞാനറിഞ്ഞു. വാർത്തയുണ്ടായിരുന്നു. ഏഹ് എങ്ങനെപോണു കലാലയം, രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ? അ ഇപ്പൊതിരെഞ്ഞെടുപ്പില് ആഹ് ഇടതുപക്ഷവിദ്യാർത്ഥിസംഘടനയാണ് എല്ലാ മുഖ്യസ്ഥാനങ്ങളിലും അ വിജയിച്ചിട്ടുള്ളത്. പ്പഞാനാ അതിനുവേണ്ടി പിന്തുടച്ച് അവർ പ്രവർത്തിച്ച്കൊണ്ടിരിക്കുന്നയാളായിരുന്നു. അപ്പഅതുകൊണ്ട് വളരെസന്തോഷയോണ്ട് .

പിന്നെ സ്വന്തംസംഘട പിന്നെ മുഖ്യസ്ഥാനങ്ങളിൽ വന്നതുവാണ്.

എല്ലാ അറിയുന്ന ആൾക്കാര്തന്നെയാണോ അതോ പരിചയൊണ്ടൊ ഒള്ള സൊ വിജയിച്ചവരെയെല്ലാവരെയും പരിചയൊണ്ടോ?

ഒണ്ടൊണ്ട് ഏഹ് മൂന്ന്സ്ഥാനാർത്ഥികള് എൻ്റെ ഒഓ കൂട്ടുകാര്തന്നെയാണ്. ബാക്കി സ്ഥാനാർത്ഥികളും ഏഹ് എന്നോടൊപ്പംപ്രവർത്തിച്ചആൾക്കാര്തന്നെയാണ്.

എങ്ങനെയുണ്ടാർന്നു വിജയശതമാനംഅതായത് മറ്റേരാഷ്ട്രീയപാർട്ടി അല്ലെങ്കി വിദ്യാർത്ഥിസംഘടന രാഷ്ട്രീയപാർട്ടീന്നല്ലാ കലാലയൊക്കെയാകുമ്പം ആ എങ്ങനെയും അംഅ ഇങ്ങനെയല്ലാർന്നുവിദ്യാർത്ഥി മറ്റുവിദ്യാർഥിസംഘടനകളിൽനിന്നും എങ്ങനെയായിരുന്നു അവരുടെ ഒരു അവര്ഈഎലെക്ഷൻറെ വിജയം കാ സമയത്ത് എങ്ങനെയൊക്കെയായിരുന്നുഅവരുടെപ്രതികരണം

അ അതായത് ഞങ്ങൾടെ കലാലയംന്ന്പറഞ്ഞാൽ ആഹ് ഒര്സംഘടനമാത്രം ഏഹ് മുന്നേറിനിൽക്കുന്നൊരുകലാലയമല്ല. അതായത് ഇടതുപക്ഷമായാലും, വലതുപക്ഷമായാലും രണ്ട്സംഘടനകളും

ഒന്നിനോടൊപ്പം തുല്യമായിഅത്രെയുംപ്രവർത്തിച്ച് ഒന്നിനോടൊപ്പംനിന്ന് അങ്ങനെയാണ് അത്രെയും ഏഹ് ഇന്നയാള്ജയിക്കുംഉറപ്പ് ഇന്നയാള്തോൽക്കുംഉറപ്പ് അങ്ങനെപറയാൻപറ്റില്ലാരുന്നു.

ശരിക്കും അത്കുറച്ചുംകൂടെ സുഖ ഓഹ് രസകരമായപരിപാടികൂടിയാണ്. കാരണം ആഹ് ഒഒരെണ്ണംമാത്രം ജയിച്ച്പോവുന്നതിനേക്കാൾനല്ലത്

അതെ. അതേപോലെതന്നെ ഇങ്ങാനെയൊന്നിനോടൊപ്പം ആഹ് വാശിയേറിനിക്കുന്ന രണ്ട്സംഘടനകൾ ആവോണ്ട്തന്നെ കലാലയത്തിലെല്ലാപരിപാടികളും ഒന്നിനൊന്ന്മെച്ചത്തോടെയാണ്നടന്ന്പോന്നതും.

സാദ്യംപറഞ്ഞാ രണ്ട്സംഘടനകളെയാണെങ്കിലും ആഹ് കാരി പ്രേത്യേകിച്ച്പ്രവർത്തനങ്ങളൊക്കെ വളരെമികച്ചതാണ്.

അതേഅതേയതേ. തിരഞ്ഞെടുപ്പിനോട് അനുബന്ധായിട്ട് എന്തെങ്കില്അക്രമങ്ങളോകാര്യങ്ങളോ എന്തെങ്കിലൊക്കെയുണ്ടായോ? ഇല്ലില്ല. എല്ലാംസമാധാനപരമായിരുന്നു. അല്ലാതെ വേറെപ്രേശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്യാ. ഏപ്പൊ ൻഏ ഏഹ് പ്പഇടതുപക്ഷംസംഘടനജയിച്ചുയെന്നറിഞ്ഞപ്പഴും എഹ് മറ്റ്സംഘടനകള് കാര്യായിട്ടുള്ളപ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിട്ടുണ്ടായില്ല. സമാധാനപരമായിട്ടാരുന്നുനടന്നത്. ആ സ്ത്രീകൾക്ക് മുൻതൂക്കയൊണ്ടായിരുന്നാ യായിരുന്നൂന്ന്തോന്നുണ്ട് ഇത്തവണത്തെഇലക് ഏഹ് തെരെഞ്ഞെടുപ്പല്ലെ? ആ അതേയതെ. ഏഹ്പോ എഹ്നമ്മൾടെ എഏഹ് രണ്ടാമത്തെമുഖ്യസ്ഥാനംവഹിച്ചത് ഒരൂപെൺകുട്ടിതന്നേയാണ്. ആള് വൻപിച്ച പൂരിപക്ഷത്തോടെതന്നെജയിക്കുവേംചെയ്തിട്ടുള്ളത്. അതെ. അതെന്തുകൊണ്ടും സ്ത്രീകൾക്ക് ഒന്നിലിലേക്ക് വരാനൊന്നാവത്നിയമവിദ്യാർത്ഥിയെന്നുള്ളനിലയ്ക്ക്ഏറ്റവുംകൂടുതല്നല്ലൊരു കാര്യംതന്നെയാണത്. എല്ലാവരും വളരെസന്തോഷത്തിലായിരിക്കുംഅപ്പം.

പക്ഷെയിപ്പോ സത്യംപറഞ്ഞ്കഴിഞ്ഞപ്പൊ കലാലയരാഷ്ട്രീയംപോലെയല്ലാ. ഇപ്പംനമ്മൾസമൂഹത്തിലുള്ള പൊതുരാഷ്ട്രീയത്തിനെകുറിച്ച് പറയാണുന്നുണ്ടെങ്കിൽ ഇപ്പഈകലാലയത്തിൽസമാധാനപരമായികയിഞ്ഞൂന്ന്പറയും.

പക്ഷേഅതേസമയം സമൂഹത്തിലുള്ളപൊതുരാഷ്ട്രീയത്തിലിതൊന്നുഅല്ലനടക്കണ്ന്നുള്ളതാണ്എനിക്കുതോന്നണത്.

ആ അതുവളരെസത്യാണ്. ആഹ്അല്ലെങ്കിൽ ഒന്നെന്താന്നുവച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളേൽ മുൻനിർത്തി ഇവരെയൊ അതായത്ഇവർക്കുവേണ്ടഗുണ്ടകളാക്കിമാറ്റുന്നതരത്തിലേക്കുവരും ഇപ്പത്തേസമൂഹബാല്യരാഷ്ട്രിയം.

രാഷ്ട്രീയങ്ങൾ അല്ലെങ്കിൽരാഷ്ട്രീയപാർട്ടികൾമാറിക്കൊണ്ടിരിക്കുന്നൂന്നാണ് എൻ്റെവ്യക്തിപരമായ അഭിപ്രായം. എനിക്ക് പലപ്പൊഴുംതോന്നീട്ടുണ്ട് നമ്മള് വാർത്തകളൊക്കെകാണുന്നസമയത്ത് ആഹ്

കുട്ടികളെമുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെമുൻനിർത്തിക്കൊണ്ട് നേതാക്കന്മാർകളിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾപഠിച്ചുവന്നാശയങ്ങള്

അതെ. പ്പഴിമതീ കാര്യങ്ങള് പിന്നെ ആഹ് അങ്ങോട്ടുഇങ്ങോട്ടും കത്തിക്കുത്ത് ഇതൊക്കെയാണ്നടന്നോണ്ടിരിക്കുന്നന്ന് അതാണിപ്പം പത്രംതുറക്കുമ്പഴൊക്കെ നമ്മൾക്കതാണുവായിക്കാൻസാദിക്കുന്നതൊക്കെ.

അതെസത്യാണ്. ഇപ്പം എഹ് പത്രഒക്കെഎടുത്തുകഴിഞ്ഞാല് ഇപ്പം ഏറ്റവുംകൂടുതല് വാർത്തകള് കാണുന്നത്ഇതുമാത്രാണ്. എന്നുംരാവിലെ പേപ്പറെട് പത്രം എടുത്തുവായിച്ചുകഴിഞ്ഞാല് നമുക്ക് കിട്ടാവുന്ന അത് ഒരുപാത്രവുമല്ല ഏതൊരുപത്രവെടുത്തുവായിച്ചുകഴിഞ്ഞാലും നമുക്ക്കിട്ടുന്ന വാർത്തയിതുമാത്രമാണ്.അവിടെയടി ഇവിടെയടി അല്ലെങ്കിൽ പിടിച്ച്പറി അല്ലെങ്കിൽ

എല്ലാകാര്യത്തിൻ എന്നാലിനോക്കുമ്പോൾ ഒര്കണക്കിനുമറ്റുള്ള ആഹ്സ സംസ്ഥാങ്ങളെവെച്ചുനോക്കുമ്പോൾ നമ്മുടെസംസ്ഥാനം മുൻപന്തിയിലാണ്നിക്കുന്നത്.

എന്തായാലും പൊതുവിലുള്ളവര് വിളിക്കണ്ട് ഇനി ഏഹ് പിന്നീട് ഒരൂസം.

ആഹ് സുഖായിട്ടിരിക്കുന്നെന്തായലും.